ആ പെണ്ണ് പുള്ളിക്കാരനെ നോക്കുന്നു. ഏർ ബസ് സ്റ്റാൻഡിൽ ഇല്‍ നിക്കുവാണ്. അപ്പൊ ഏർ പുള്ളിക്കാരിയുടെ ഡാഡി പോലീസുകാരനാണ്. പുള്ളിക്കാരന്‍ ചായക്കടയില്‍ നിപ്പുണ്ട്. ചായക്കടയില്‍ നിപ്പുണ്ട്.

അപ്പൊ ഇതങ്ങു കണ്ടു. അപ്പൊ നിക്കണ നിപ്പാണ്. എന്തോ വര്‍ത്തമാനം പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞിട്ട് ആ പോലീസുകാരന്‍ ചെല്ലുകയാണ്. അവളുടെ നേരെ ചെന്ന് ജയ്സണിന്‍റെ അടുത്തു പോയി ഒരെണ്ണം പൊട്ടിച്ചു.

എന്നിട്ട് ജയ്സണ്‍ പോകുമ്പോ ജീപ്പിലിരുന്നു കരയൂന്നു തോന്നുന്നു. അങ്ങനെ ഒരു സീന്‍ ഇല്ലേ. ആഹ് ഒണ്ട് അത് മറ്റേ അവന് കരോളും ഒക്കെ

എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവനെ എങ്ങനെയെങ്കിലും കാണണം ഇതിന്. അപ്പൊ അവന്‍

അതിനു വേണ്ടി എന്തു ചെയ്തു? ക്രിസ്മസ് പാപ്പയുടെ വേഷത്തില്‍

അവള് പറയുന്നു അവള്‍ക്കു വേറെ ഒരു അഫയർ കല്യാണം ഉണ്ട്.

ചെറുക്കന്‍ പൊറത്തുള്ള ആളാണ്. പൈസക്കാരന്‍ ആണ്.

കാണിച്ചുതരാം എന്ന് പറഞ്ഞു പൊറത്ത് എറങ്ങുമ്പോഴേക്കും അവളുടെ ഡാഡി വരുന്നു. പൊറത്ത് എറങ്ങാന്‍ പറ്റിയില്ല. വന്നു ഡോർ വന്നു ലോക്ക് ചെയ്തു. വന്നു തൊറന്നു നോക്കും. തൊറന്നു നോക്കുമ്പം

ഏർ മറ്റേ കെട്ടാന്‍ പോന്ന ആളുണ്ട്. അവന്‍ കേറി വരുന്നു.

ജയ്സനെ പിടിച്ചു അടിക്കുമ്പോ ജയ്സണ്‍ അടി കൊണ്ടിട്ടു പൊറത്തോട്ടു എറങ്ങി വരുന്നു അപ്പൊ അവന്‍ പറയുന്നു വെല്ലുവിളിക്കുന്നു ഞാന്‍ പൈസ ഒണ്ടാക്കീട്ടു വരും. നിങ്ങളൊക്കെ എന്‍റെ മുമ്പില് കൈനീട്ടി നില്‍ക്കണ ഒരു സമയം വരും എന്നൊക്കെ പറയും. അപ്പൊ തന്നെ ഓന്‍ഗൺ എടുത്തു. ഗൺ എടുത്ത് അവനെ നേരെ നീട്ടിട്ടു അപ്പളേക്കും പെട്ടന്ന് ഒരു ഇടിവെട്ടി. അന്ന് അവിടെ എന്തോ ഒരു എന്തോ ഒരു എന്തോ പരിപാടി നടക്കുന്ന ടൈമാ. എന്തോ പ്രത്യേകം ആയിട്ടുള്ള കാലാവസ്ഥ എന്തോ ഉള്ള സമയം ആരുന്നു. ഒരു ആ ഇടി വെട്ടി. ആ ഒരു ഇടി ഇവന് കൊള്ളും.

ജയ്സ്ണെ അപ്പൊ തന്നെ എടുത്തോണ്ട് പോവും. ആശുപത്രീ കൊണ്ട് പോന്നു. ആശുപത്രി കൊണ്ട് വന്നു. ആശുപത്രിയിലാക്കീട്ട് ഏർ അവനെ ECG എന്തോ

അതുകഴിഞ്ഞിട്ട് നമ്മടെ ഡോക്ടര്‍ പറയും എല്ലാം ഓകെയാണ്. ഇനി കൊഴപ്പം ഒന്നുല്ല. അപ്പൊ ഇവനവിടെ പോയി ശര്‍ദ്ദിക്കുന്നുണ്ട്. ശര്‍ദ്ദിക്കുമ്പോ തന്നെ ഇവന് എന്തോ ഓമിറ്റ് ചെയ്യുമ്പോ ഒരു വേറെ എന്തോ ആണ് വരുന്നത്. ആഹ് പിന്നെ എന്നിട്ട്

അവൻ വന്ന് ഇറങ്ങി നോക്കുമ്പോ കാണാം. നേരെ അവര് പോവും. അവര് പോയിട്ട് അവന്‍ വീട്ടിലും പോവും.

മില്ലിന്‍റെ മുമ്പില്‍ നിക്കുവാണ്. എന്നിട്ട് അവനും വീട്ടില്‍ വരും. അവള് വയ്യാതെ കെടക്കുന്നു.

തല്‍ക്കാലത്തേക്ക് അവിടെ ക്ലോസ് ആകുന്നു. അതുകഴിഞ്ഞിട്ട് നമ്മടെ ജയ്സണ്‍ ഇരുന്നു കരയുന്നു. ഏർ ബാത്‌റൂമിലോക്കെ ഇരുന്നു കരയുകാ. ഒരു കരോട്ടയുടെ ക്ലാസ്.

എന്നിട്ട് പിന്നേം സീന്‍ വരുന്നത് ഏർ കരോട്ടാ ക്ലാസ്സ്‌ ആണ്.

കരോട്ടെ ക്ലാസ്സില് ഉം ആ പെണ്ണിന്‍റെ പേരെന്താ? ആന്‍സിയോ

പോവാന്‍ കൊടുത്തേക്കുന്നേ ആഹ് അതേ പോലെ തന്നെ ഏർ ഈ പറഞ്ഞ ഇവന്‍റെ കാമുകി പെണ്ണ്

ആ പെണ്ണ് കെട്ടുന്നത് ഇവളുടെ ഈ കതോട്ട നടത്തുന്ന ആ പെണ്ണിന്‍റെ X ആണ് ആ ഇവന്‍റെ ലൈനാണ് മറ്റേ പെണ്ണ്. ഓ, ഓ, ഒ

എന്നിട്ട് ഇവർ കല്യാണം കൂടാൻ വേണ്ടി ബസീ കേറി പോകുന്നു.

ഇവൻ ഇവന്റ് സൂപ്പര്‍ പവറൊക്കെ മനസിലാക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവന്‍റടുത്ത് ചേച്ചീടെ മോനോണ്ട്. അവന്‍ പറയുന്നു super hero ആആണ്. എന്നൊക്കെ പറഞ്ഞു company ആയി കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ്

Marriage function ഉ ഇവന്‍ അവിടെ പോയി നിക്കും. രണ്ടുപേരും ഒരുമ്മിച്ചു ആകും. മറ്റേവന്‍റെ ex ഉം, ഇവളുടെ ex ഉം ആണല്ലോ ഇവര്‍. രണ്ടുപേരും ഒരുമ്മിച്ചാവും. അത് കഴിഞ്ഞിട്ടുള്ള ഉള്ള സീനിലാണ് ഈ വില്ലന്‍ ഇതേപോലെ പഴയ കാമുകിയുടെ വീട്ടിൽ പോണതും, അതിനെ കാണുന്നതും എങ്ങനേലും അതിനെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബാങ്ക് കൊള്ളയടിക്കുന്നതും, ആ മറ്റേ മിന്നൽ എന്ന ആളുടെ പേരിലേക്ക് മാറ്റുന്നതും

അങ്ങനെ അവന്‍ അത് ഇവനാന്നു മനസിലാവുന്നു. ബാങ്ക് റോബറി യും കാര്യങ്ങളും എല്ലാം കൂടി ഇവനകത്ത് കണക്ട് ആകും.

നാട്ടുകാര്. പിന്നെ ഇവൻ എന്ത് ചെയ്യും അതുകഴിഞ്ഞിട്ട് പിന്നെ ഒരു ബസ്‌ ആക്സിഡെൻറ് ആകും ഒരു ഫയിറ്റിന്റെ ഇടയിൽ ബസ് ആക്സിഡെൻറ് ആവാൻ പോകുമ്പോൾ

ആഹ് മിന്നല്‍ മുരളി ഓർജിനൽ ഓർജിനൽ ആഹ് ഓർജിനൽ എന്നെഴുതി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഏർ മറ്റേവന്‍ എന്തു ചെയ്യും? മറ്റേവന്‍ ഇതുപോലെ ഏർ കൊറേ റോബെറി അതേപോലെ ആള്‍ക്കാരെ കൊന്നിടും.

എന്നിട്ട് അവിടെ അവനും എന്നെഴുതി വയ്ക്കും,

അപ്പൊ ഇതെല്ലാം ഇവന്‍റെ മേത്തേക്കാണ് വരുന്നത്.

ലാസ്റ്റ് ഇവര്‍ക്ക് തമ്മി വില്ലനും, ഏർ ഹീറോയ്ക്കും മനസിലാവും തമ്മില്‍

ഉം സെയിം പവർ ആയി ജനിക്കും.

ആഹ് വില്ലനെ മനസിലായി ആള്‍ക്കാര് നാട്ടുകാര്‍ക്ക് മനസിലാവും വില്ലനെ എല്ലാരും കൂടി കൊല്ലാന്‍ വേണ്ടി വരുമ്പോ

വില്ലനെ എയര്‍ റെസിസ്റ്റ് ചെയ്തു നില്‍ക്കയാണ്‌ അപ്പോളാണ് പെട്ടന്ന് അവരാ ആ വീടിനു തീയിടുന്നത്. അപ്പം വില്ലന്‍റെലവർ മരിച്ചു പോവും. അതിന്‍റെ ദേഷ്യത്തില് അവന്‍